ആഹ് മറ്റേ കള്ളുകുടി അങ്ങനൊക്കെ പറഞ്ഞു പക്ഷേ ഇങ്ങനെ മാരക ലഹരി വസ്തുക്കളൊക്കെ ഗ്രാമങ്ങളിലേക്ക് എത്തുമ്പഴത്തേനും അതൊരു വല്യൊരു വിപത്താണ് നമ്മുടെ ഈ സമൂഹത്തിലുണ്ടാക്കുന്നത്.

ഗ്രാമങ്ങളെ എടുത്തുപറയാന്‍ കാരണം നമുക്കറിയാലോ ഗ്രാമങ്ങളില്‍ ജീവിക്കുന്ന ജനതയുടെ ഒരു ഇത്. ഉം ഈയെടയ്ക്ക് വന്നൊരു ശാസ്ത്രത്തിലെ news നീ കേട്ടാരുന്നോ? homework കള്‍ക്ക് good bye എന്ന് . ഒരു ട്വി~ ട്വിറ്ററിലൊരു tweet ചെയ്താരുന്നു പിന്നേ Chat GPT ഇല്ല്യൊ. char GPT യിലെ അഹ് കു~ കുട്ടികള് home work ചെയ്യുന്നത് ചെയ്യാനായിട്ട് just ഇതേപോലെ കൊടുത്താ മതി. എന്‍റെ എന്‍റെയൊക്കെ ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാനൊക്കെ കോളേജില്‍ assignment ചെയ്യുന്നത് chat GPT വച്ചാ ഇപ്പം. എനിക്കും എന്‍റെ ഒരു കൂട്ടുകാരന്‍ എനിക്ക് പരിചയപ്പെടുത്തി തന്നാരുന്നു. ഉം അത് ഞാനല്ലേ അപ്പൊ അപ്പഴ് ഈ chat GPT യൊക്കെ ആഹ് chat GPT വച്ചോണ്ട് തന്നെ എനിക്ക് വേണോങ്കിലൊരു boat ഒണ്ടാക്കാന്‍ പറ്റും. അതായത്, അഹ് അതിനത്രയും ഒരു എന്താ അഹ് ഒരു സാധ്യതയാണ്. ഇപ്പം ഈയൊരു വിഷയത്തെ പറ്റി കൂടുതല്‍ സംസാരിച്ചു പോയാല്‍

ഭാരത് ജോഡോ യാത്രയെ പറ്റി കേട്ടാരുന്നോ? അതെ, അതേ. രാഹുല്‍ ഗാന്ധിയുടെ രാഹുല്‍ ഗാന്ധി നടത്തുന്ന കോണ്‍ഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാന്‍ അദ്ദേഹത്തിന്‍റെയൊരു

സ്വീകാര്യത ഉണ്ട്. എന്നാലും നമ്മുടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും അത്രേം സ്വീകാര്യത അവര്‍ക്ക് ലഭിക്കുന്നില്ല. പിന്നെയീ ഇപ്പൊ കലോത്സവം നടക്കുകയല്ല്യൊ. ഇപ്പൊ വന്നേക്കുന്നൊരു news ന്ന് വെച്ചാ അടുത്ത വര്‍ഷം തൊട്ട് non-veg അതായത് മാംസ ഭക്ഷണങ്ങളും എനിക്കതിനോട് അഹ് അത്രയും

സസ്യാഹാരമാകുമ്പോള്‍ എല്ലാവര്‍ക്കും കഴിക്കാം. പിന്നെ

ഉം കൊണ്ട് വരുന്ന ഈ രീതിയിലന്നെ നമ്മളത് കൊണ്ട് പോകുന്നയാരീക്കും കൊറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം, ഇത്രയും ശരിയാണ്. അഹ് കൊഴപ്പമില്ലാരുന്നു. കാരണം സസ്യാഹാരത്തിന്‍റെ ഒരു പേരില്

ആഹ് പിന്നെ മറ്റൊരു വാര്‍ത്ത കേട്ടാരുന്നോ? ചിന്താ ജെറോം.

നീയറിഞ്ഞാരുന്നോ അത്. എന്തോ ഇങ്ങനെ കേട്ടു.

അവരൊക്കെ എന്ത് പരിപാടിയാ ഈ ചെയ്യുന്നേ? ആഹ് ഇപ്പ നമുക്ക് ഇന്ത്യയിലൊരു പുതിയ grand master കൂടി വന്നിട്ടുണ്ട്. ~മ്പതാം grand master ആയി പ്രാണേഷും

അല്ലേലും ഇന്ത്യക്കാര് ഇതിനൊക്കെ ഭയങ്കര അഹ് നല്ലതാണ്‌. ഇവിടെ chess വിപ്ലവം തന്നെ കൊണ്ട് വന്നത് വിശ്വനാഥന്‍ ആനന്ദിന്‍റെ ഉം അദ്ദേഹത്തിന്‍റെയാ കളിയിലോട്ടുള്ളയാ സാന്നിദ്ധ്യമാണ്.

വിശ്വനാഥന്‍ ആനന്ദിനെ എന്താണ് ഒരു മാതൃകയായി കണ്ടാണ് ഇത്രയുമധികം നമ്മുടെ chess നായി നമ്മുടെ ഭാരതത്തില്‍ ഇത്രയും ഉയര്‍ന്ന് വിരുന്നൊരു ഏതാണ് ഏതാണ് നമ്മള് പറയുന്ന ഒരു കായികവിമനോ~ വിനോദമെന്ന് ആഹ് ആയി മാറിയെന്നു നമുക്ക് പറയാം. ആഹ് മാതൃകയാക്കിയിട്ട് എത്രയെത്ര കുട്ടികള്‍. നമ്മുടെ കേരളത്തില്‍ നിന്ന് തന്നെയുണ്ട്‌. നിഹല്‍ സരീം. ആഹ് നിഹാല്‍ സരീം, അത് ഞാന്‍ കേട്ടിട്ടുണ്ട്. തൃശൂര്കാരനാണ് അദ്ദേഹം.

അതേ. അഹ് അദ്ദേഹത്തിന്‍റെ youtube ല് അഹ് videos ഒക്കെ ഒണ്ട്. അതൊക്കെ

ഇപ്പോഴത്തെയീ ഞാന്‍ ഇനി പറയാന്‍ വരുന്ന കണക്ക് നിന്നെ ഞെട്ടിപ്പിക്കാന്‍ പോവാ. ഒറ്റദിവസം നാണൂറ്റി അമ്പത്തിയാറ് covid മരണം. എവിടെയാണെന്നറിയാവോ? ജപ്പാനില്‍ അത് അവര് അവര് ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. അതായത് എട്ടാമത്തെ തരംഗമാണെന്നും പറഞ്ഞുകൊണ്ട്. അവിടത്തെ covid തരംഗം. ചെലപ്പം നമ്മളൊന്ന് പോയെന്നു വിചാരിക്കുമ്പോഴായിരിക്കും ഇത്

പത്തി വിടര്‍ത്തി വീണ്ടും നമ്മളെ അക്രമിക്കാൻ വരുന്നത്. ഒരു സര്‍പ്പത്തെ പോലെ ഞാനെന്തായാലും കൊറേ കാര്യങ്ങള് മനസില്‍ കണ്ടിട്ടുണ്ട്. അതായത്, അടുത്ത covid ആക്രമണമുണ്ടാകുമ്പോള്‍ എന്തൊക്കെയാണ് ചെയ്യാനുണ്ടായത്. അതെല്ലാം

വേറൊരു ഒരു പ്രധാന വാര്‍ത്തയുണ്ട്. നമ്മടെ ഇപ്പം shawarma കഴിച്ച് കേരളത്തിലിപ്പൊരു മരണം നടന്നാരുന്നു.

കൂടെ കൂടെ ഇപ്പൊ ഇതേപോലെ വാര്‍ത്തകള്‍ കേട്ടോണ്ടെയിരിക്കുവാ. ഭക്ഷ്യ വിഷബാധയോക്കെയേറ്റാണ്

പിന്നെ നമ്മള് ഒരിക്കലും അവടൊന്നും കേറി കഴിക്കില്ല. നമ്മള് വീട്ടിന്ന് തന്നെ പിന്നെ കഴിക്കൂ.

അതായിട്ട് പോയി. തരംതാഴുന്നല്ലേ.

നൂറ്റിഎമ്പത്തഞ്ചോളം സ്ഥാപനങ്ങളാണ്

ഇത്രയം ആഹ് ആഹ് അതെ പൂട്ടിച്ചത് എന്ന് വേണമെങ്കി പറയാം. ഇവന്മാര് ഒക്കെ എന്തുവാ ഈ കാണി~ അതും പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെന്ന് വെച്ചാ ഈ food blogger മാര്

ഇവരെയൊക്കെ കൊറേ promote ചെയ്യുന്നുണ്ട്. അത് വഴി ഇവര്‍ക്ക് ഭയങ്കര ലാഭമാണ്. എന്നാണ് എന്‍റെ ഒരു വിശ്വാസം. കടക്കാര് അപ്പൊ ആഹ് അവര് കൂടുതലും ഇതിലൊന്നും ശ്രദ്ധിക്കത്തില്ല.

അടുത്തൊരു സംഭവം വന്നാലെ വീണ്ടും ആള്‍ക്കാര് അതോര്‍ക്കൂ. അതാണ് നമ്മടെ ഒരു കൊഴപ്പം.

അദ്ദേഹത്തിന്‍റെ ആഹ് എന്താണ് എന്താണ് പറയുന്നെ, ഒരു മാന്ത്രികനല്ലേ.

ഉം എന്‍റിയനാത്ത് കിടക്കുന്ന ഉര്‍വ്വശി ഉര്‍വശി പിന്നെ ഹമ്മ ഹമ്മ എന്നും പറഞ്ഞോണ്ടൊരു

മലയാളത്തില്‍ മ്~ ആഹ് പാട്ട് ചെയ്താരുന്നോ? എനിക്കറിയില്ല. മലയാളത്തില്‍ പാ~ അഹ് പാട്ട് ചെയ്തോ എന്നെനിക്കറിയില്ല. മലയാള അഹ് cinema യില്‍ അഭിനയിച്ചിട്ടുണ്ടാരുന്നു. അഭിനയിച്ചിട്ടുണ്ടായിരുന്നോ? ഏതു cinema യിലാണ്? ആറാട്ടിലാന്ന് തോന്നുന്നു.

ആറാട്ട്‌ കൊള്ളത്തില്ലായിരുന്നു സത്യത്തില് ആ cinema. എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല.

പിന്നെ ഈ ഇപ്പം ഒരു news വന്നെ കേട്ടാരുന്നോ? മറ്റേ collector മ് collector മാമന്‍ എന്ന് പറഞ്ഞോണ്ടൊരു collector കേട്ടിട്ടുണ്ടോ? collector മാമന്‍

പിബി നൂഹ് അല്ല. പിബി നൂഹ് collector brother അഹ് ഇത് collector മാമന്‍. അതായത് ആലപ്പുഴ ജില്ലയിലെ ഒരു collector ആണ്. അദ്ദേഹം

തെലു~ ആഹ് അതേ അതെ ഓ ഏർ കുട്ടികളെ

അഹ് കൃഷ്ണ തേജാ അല്ലേ.

അദ്ദേഹന്‍റെ പേ~ ആ അത് തന്നെ കൃഷ്ണ തേജ. പിന്നെ അദ്ദേഹത്തിന്‍റെ ഒരു അഹ് ഒ~ അഹ് സമൂഹമാധ്യമമായ facebook ലെ ഒരു ഒരു post viral ആയാരുന്നു. കുട്ടികളുടെ ഇതായിട്ട് കാരണം കുട്ടിക~ school കള്‍ക്ക് അവധി കൊടുത്തപ്പോഴേ

പിന്നെയീ ഉക്രയിനും, റഷ്യേം തമ്മിലുള്ള യുദ്ധം നടന്നോണ്ടിരിക്കുവാ. ഈ നീ കേട്ടായിരുന്നോ? അമേരിക്ക ഇപ്പ ഇന്ന് രണ്ടു billion dollar ഉക്രയിന് കൊടുത്തിരുന്നു. അതായത് ഈ യുദ്ധത്തില്‍ ജയിക്കാന്‍ വേണ്ടിട്ട്

ഏർ ഈ അഹ് കാര്യങ്ങളാണ്‌ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത്. എനിക്ക് എനിക്കെന്തായാലും ഇനി ആദ്യം ഞാന്‍ വിചാരിച്ചു റഷ്യ ജയിക്കുമെന്ന്. പക്ഷേ, ഇപ്പ എന്‍റെ മനസ് പറയുന്നു റഷ്യ മിക്കവാറും ഈയൊരു യുദ്ധത്തില് തോല്‍ക്കാനുള്ള chance വളരെയധികം ആണെന്ന്. കാരണം ആഹ് ഈ ഉക്രയിന് നാറ്റോ രാജ്യങ്ങളുടെ കൈയീന്ന് അത്രയ്ക്ക് support ആണ് കിട്ടി കൊണ്ടിരിക്കുന്നത് അല്ലേ. എന്നിട്ട് അത്രയും സഹായം ഇപ്പത്തന്നെ രണ്ടു billion dollar പിന്നെ ആ നാറ്റോ ആ കൂട്ടത്തിന്‍റെ അഹ് എന്താ പറയുക അപ്പ അവരുടെ എല്ലാം എന്~ എല്ലാം യുദ്ധോപകരണങ്ങളുമെല്ലാം ഇ~ ഇവര്‍ക്ക് സൗജന്യമായി ലഭിക്കുന്നുണ്ട്. പക്ഷേ, ന~ അഹ് മക്കേ ശരിയാണ് ~ഷെ നമ്മളെ ഏർ അഹ് ഭാരതമെന്നാ നമ്മുടെ ഭാരതത്തിന്‌ പക്ഷെ അതിലൊരു വലിയ അതന്നെ നമ്മളത്രേം നു~ ആഹ് ഇതാണ് neutral ആയിട്ട്

ഇങ്ങനെ തന്നേരുന്നു, പക്ഷെ ഭാരതം ഇപ്പ ഏറ്റവും കൂടുതല് സത്യത്തില് കൂടെ നിക്കേണ്ടത് റഷ്യേടെ കൂടെന്നാണെന്നാണ് എന്‍റെ മനസ്സ് പറയുന്നത്. പക്ഷെ ഭാരതം അങ്ങനെ നിക്കത്തില്ല. ങ്ങനെയാ ആണ് നമ്മുടെ പല ആപത്ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുള്ളത്.

നന്ദി, നമസ്കാരം.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 പെൺകുട്ടികൾക്ക് ചെറുപ്പത്തിൽ ലഭിക്കുന്ന ശിക്ഷണവും മാർഗ്ഗനിര്‍ദ്ദേശവും അനുസരിച്ചിരിക്കും അവരുടെ ഭാവി അതുകൊണ്ട് കാര്യങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കാനും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

മാതൃകകളാകേണ്ടിയിരിക്കുന്നു അതോടൊപ്പം എളുപ്പമുള്ള ജോലികളും മറ്റും കുട്ടികളായിരിക്കുമ്പോൾ മുതൽ അവരെക്കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അതവർക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുമെന്നോർക്കുക ഇന്ന് സ്ത്രീകളിൽ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട് വീട്ടുജോലിക്കൊന്നിനും സമയമില്ല ജോലികൾ വേണ്ടവിധത്തിൽ വേണ്ട സമയത്ത് ചെയ്യാൻ കഴിയുന്നുമില്ല എന്നൊക്കെ ഉദ്യോഗമോ മറ്റു ജോ ലി യോ ആയിരിക്കില്ല ഇതിൻറെ യഥാർത്ഥ കാരണം വീട്ട് ജോലികൾ ചെയ്യുന്നത് കൊറച്ചിലാണെന്ന മനോഭാവമോ അതല്ലെങ്കിൽ വീട്ടു ജോലികൾ ചെയ്യാനറിയാത്തതോ ആയേക്കാം അമ്മ പരിശീലിപ്പിച്ചിട്ടില്ല എന്നതാകാം വീട്ടുജോലി അറിയാത്തതിനു പിന്നിലെ യഥാർത്ഥ കാരണം പെൺകുട്ടിയുടെ ഓരോ പ്രായത്തിലും അവരവരുടെ കഴിവുകൾക്കും പരിമിധികൾക്കും അനുസരിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നതും അവ ശീലിപ്പിക്കുന്നതും ഓരോ മാതാവിൻറെ കടമയായ് അവർ കാണണം കഠിന ജോലികളും മറ്റും പെൺകുട്ടിയുടെ തലയിൽ കെട്ടിവക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഒരു കുടുംബിനി ആകേണ്ട പെൺകുട്ടി ആവിശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ശീലിക്കുന്നതായാൽ വിവാഹ ശേഷം പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ കഴിയും വിദ്യഭ്യാസത്തോടപ്പം ഗൃഹജോലികളിലെ നൈപുണ്യവും പെൺകുട്ടികൾ നേടിയിരിക്കണം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 സാഹചര്യമുണ്ടാക്കി കൊടുക്കയും ഓരോ മാതാവും പ്രത്യേകം ചെയ്യണം വിവാഹ ശേഷം ഭർതൃഗ്രഹത്തിൽ ചെല്ലുമ്പോഴും സ്വന്തമായി ഗൃഹഭരണം ഏറ്റെടുക്കേണ്ടി വരുമ്പോഴും ഇത് ഉപകരിക്കും പെൺകുട്ടികളുടെ കാര്യത്തിൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്വായാശ്ര ശീലം വളർത്തുക എന്നുള്ളത് അഥവാ സ്വയം വളർന്നു വന്ന് സ്വന്തം തൻറെ കാര്യം ചെയ്യാൻ അവരെ നാം പരിശീലിപ്പിക്കണം വസ്ത്രങ്ങൾ അലക്കാനോ ഭക്ഷണം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 ഒരു ഭർത്താവിൻറെ വീട്ടിൽ പോയാൽ അവിടത്തെ എല്ലാം ചെയ്യേണ്ടത് അവിടത്തെ നാഥ അത് ഭാര്യയായിരിക്കും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നാൽ നല്ല സ്നേഹ സമ്പൂർണമായ ഒരു കുടുംബ ജീവിതം ഒരുപക്ഷേ ഈ അറിവില്ലായ്‌മയുടെ പേരിൽ ഒരു പാത്രം കഴുകാൻ അറിയാത്തതിൻറെ പേരിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്ന കാരണത്താൽ ഒരു പക്ഷേ മുടങ്ങിപ്പോയേക്കാം അങ്ങനെ മുടങ്ങിയാൽ അതിന് യഥാർത്ഥ ഉത്തരവാദി ചെറുപ്രായത്തിൽ താൻ പാകം ചെയ്തപ്പോൾ തൻറെ കുട്ടിയെ മാറ്റിയിരുത്തി പാകം ചെയ്ത

ഭാവിയിൽ ഇതേക്കുറിച്ച് ഓർത്തു ദുഖിക്കേണ്ടി വരുന്നത് പെൺകുട്ടികൾ തന്നെയാകയാൽ ഇതൊക്കെ സ്വയം ചെയ്യാൻ ശീലിപ്പിക്കണം അടുക്കളപ്പണി മാത്രമല്ല വീടും പരിസരവും വൃത്തിയായ് സൂക്ഷിക്കാനും